ഇത് വളരെ മനോഹരമായൊരു വണ്ടിയാണ് കെ_എൽ അഞ്ച് എക്സ് എട്ട് ഒമ്പത് ഒമ്പത് പൂജ്യം അല്ലെ--

പുറകിൽ കാണുന്ന ഒരു കുളം വറ്റുന്നതാവായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്.

നേരത്തെ നല്ല വിലയുണ്ട് ഇതിന് എന്നതായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കോ?

ഉത്സവം കൊണ്ടാടുന്നത് വളരെ വ്യത്യസ്തവും മനോഹരമായ രീതിയിലാണ് ആഘോഷങ്ങൾ ഉൾക്കൊള്ളുന്നത്.

ഫ്രഷേഴ്സ് പുതുവർഷക്കാരെ വരവേൽക്കുന്ന ഒരു പ്രത്യേകത തരം പരിപാടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും--

കാണാൻ സാധിക്കുന്നു ഇയാൾ ധരിച്ചിരിക്കുന്നത് ഒരു മഞ്ഞ തുണിയാണ്.

ഒരു വരാന്തയിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു നഗരക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.

നാഗരികത ഉൾക്കൊള്ളുന്ന ഒരുപറ്റം ജനസമൂഹത്തെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.

ഏതോ രണ്ടു കച്ചവടക്കാർ വാങ്ങിയ രണ്ട്--

ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി എനിക്ക് പറയാൻ കഴിയും.

എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ വട്ടമാണ് ഈ ചിത്രം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്.

അതായത് വളരെ രുചികരമായ ബിരിയാണിയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്.

ഇതിലും മനോഹരമാ പൂക്കൾ ഇനിയും ലോകത്ത് ഉണ്ട് എന്ന് പറയാനാണ്--

വർക്ക് ഷോപ്പ് കട പോലെ തോന്നാം ഒരു സൈഡിൽ വർക്ക് ഷോപ്പ് മറ്റ് സൈഡിൽ ഭക്ഷണശാല--

വ ലിയ ആഡംബരങ്ങൾ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഇവർ.